updation ആണ് പണ്ടേ sensor ഇല്ലായർന്ന് ഇപ്പൊ അതിൻറെ എല്ലാ sensor വണ്ടിയായി

അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇല്ലേ അപ്പൊ ഓരോന്നിനും companies കൊർച് വെട്ടി കൊറച്ചു പുതിയ രീതിലാക്കി കോണ്ടിരിക്കാന് ഉം ആ പഴേ വണ്ടികൾ പുതിയഹിയ വണ്ടിയൊന്നും

ഒരാവസ്ഥയാ അവിടെത്തെ അവിടത്തെ വീട്ടിലെന്തുവായിരുന്നു കൊഴപ്പം ഇല്ലാരുന്നു പക്ഷെ അത് ഇപ്പം board വരുന്നിണ്ട് use യ്യാം കൊഴപ്പില്ലാതെ കിടന്ന് ഓടും പക്ഷെ പഴയെ board ആണെങ്കിൽ നല്ല qualilty കാണും

സാദാ qualilty ആണ് അത് ഇവിടത്തെ ആണോ അറിയത്തില്ല പുതിയ എന്താ അറിയത്തില്ല അല്ലെങ്കിൽ ഒന്നര വർഷം minimum രണ്ട വർഷം ആ രണ്ട വർഷത്തിനടക്ക് തന്നെ എന്തേലും complaint face യ്തു ചിലർത് പറ്റും

അങ്ങനെക്കെയാണ് നമ്മക് പറയാൻ പറ്റത്തില്ല പഴയെ കൂട്ടൊന്നുമല്ല എല്ലാത്തിനും കൊറേ വ്യത്യാസങ്ങള്

പഴയ laptop ആണ് ഇപ്പോഴും അടിപൊളിയായി use യാം ചിലര് പഴേ laptop ഇൻഡോ ചോയ്ക്കും പഴയതില ഒരി പഴയത് ചിലോരൊക്കെ പഴയത് laptop മതി പറയും പഴയെ laptop നമ്മക് ഊരിയാ ഇടാൻ പറ്റുന്ന സാനാ മറ്റതാവുമ്പം fixed പക്ഷെ പഴേത് ആവുമ്പം വെല്യ complaint ഒന്നും കാണതില്ല ചെലപ്പം നമ്മളയിൻറെ താഴെ തന്നെയു ഏർ പുതിയതിനെകാട്ടി കൂടുതലായിട്ട് കിടന്ന് ഓടും പുതിയതൊക്കെ ഒരു കഷ്ടിച്ചു ഓരോന്നര വാർഷൊക്കെ ഓടുന്നയിന് സ്ഥാനത്ത് മറ്റെ രണ്ടു മൂന്ന് വർഷൊക്കെ കിടന്നു ഓടു മറ്റു complain ഒന്നും വരത്തില്ല ഇല്ല ഹും

ആദ്യത്തേതിൽ അല്ലെ എല്ലാം കിടക്കുന്നെ എല്ലാം പുതിയ പുതിയത് technology വരുമ്പം പഴയെ technology അത്രയും മറ്റേ advance ആണ് വരുന്നത് ഉം അതൊക്കെയാണ് ഇപ്പത്തെ വ്യത്യാസങ്ങള്

ശരിയാണല്ലേ നേരത്തെ നല്ല നേരത്തത്തെ എന്ന് പറഞ്ഞാൽ ഏന് പറഞ്ഞാൽ computer എന്ന് പറഞ്ഞാൽ ഒരു പെട്ടി പോലെത്തെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ഇതായി LCD പോലെത്തെതായി

പിന്നെ ഇപ്പൊ കയ്യിൽ കൊണ്ട് നടക്കാൻ പിന്നെ laptop ആയി പിന്നെ അതിൻറെ എന്ത് പറയാ വണ്ണം കൊറച്ചു ചെറിയ ഇതാക്കി പിന്നെ മടക്കുന്ന രീതിലാക്കി ഇനിയെന്തോ ആക്കും

അതേലെ എത്രയെത്ര മാറ്റങ്ങൾ ഓരോ സാനങ്ങളും use യ്താലും വെല്യ complaint വരുന്നില്ല

പുതിയതിനാവുമ്പം നമ്മൾ use യ്‌ന പോലിരിക്കും

അത്രമാത്രം നല്ല രീതിയിൽ അത് company പറയാനൊക്കെ രീതിയിൽ use യത് കയ്‌ന

എല്ലാവർക്കും പഴയെ laptop use യ്തോണ്ട് battery backup കൂടുതലും വേണം വേഗം work യണം slim വേണ അങ്ങനൊക്കെ നോക്കി പോകാ ഇപ്പോ ചെയ്യാ

എല്ലാവര്ക്കും slim മതി പണ്ട് CD drive വരെ ഇപ്പോ CD drive ഇല്ല CD drive ഇന് പകരം അത്രയും slim ആക്കി ഓരോന്നും ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ഒരേ technology പോകാൻ പറ്റത്തില്ലല്ലോ ആഹ് എല്ലാവർക്കും ഓരോന്നും ഓരോന്നും

അതുപോലെ എല്ലാർക്കും customers ആയാലും എല്ലാം slim ആണ് കൊണ്ട് നടക്കണം

അവർക്കവിടെ കൊണ്ട് നടന്നാലും ആണേലും ശരി

ചെറിയ slim സാനയോണ്ടും നല്ല performance ആയോണ്ടും

ഒറ്റക്ക് അത് മതി അത്യാവശ്യം നല്ല quality board quality സാനം എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെങ്കിലും സാനം ആപ്പിൾൻറെ phone ആയാലും ആപ്പിളിൻറെ പ്രത്യേകിച്ച് അങ്ങനെ വെല്യ complaint വരുത്തില്ല എന്നാലും വന്നാലും തന്നെ ആഹ് പിന്നെന്ത പറയാ ഈ mac ൻറെ ചില complaint വന്നാൽ നോക്കാൻ പാടാണ് mac ന്റെ ആയാലും ശരി സാദാരണ laptop ൻറെത് ആയാലും ശരി

നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും അല്ലെ വിലയും hello

എന്നാൽ ഓണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം ചിങ്ങമാസത്തിലാണ് ഓണം മലയാളികൾ ആഘോഷിക്കുന്നത്

എന്നാണ് ഓണം ആഘോഷിക്കുന്നത് ചിങ്ങ മാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള പത്തു ദിവസമാണ് പ്രധാനമായും ഓണം ആഘോഷിക്കുന്നത് അതെ സമയം അവിട്ടവും ചതയം മൂന്നാം ഓണം നാലാം ഓണം എന്ന രീതിയിൽ ആഘോഷിക്കുന്നു ഈ വർഷം ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നു സെപ്റ്റംബർ ഒന്ന് രണ്ട് എന്നീ തീയതികളിൽ ആണ് ഓണം ആഘോഷിക്കുന്നത് മുപ്പതിന് ഉത്രാടം ഒന്നാം ഓണം മുപ്പത്തിയൊന്നു തിരുവോണം രണ്ടാം ഓണം സെപ്റ്റംബർ ഒന്ന് അവിട്ടം മൂന്നാം ഓണം രണ്ട് ചതയം നാലാം ഓണം എന്നിങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ ഐതിഹ്യമെന്ത് ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു എല്ലായിടത്തും ജയിച്ചവൻ ആയിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ചു തപസ്സ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു തൽക്ഷണം പ്രപഞ്ചത്തോളും വലിപ് വലിയ ആകാരം കൈക്കൊണ്ടു വാമനൻ രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നശേഷം മൂന്നാമത്തേത് എവിടെ എന്ന് ചോദ്യത്തിന് സത്യവാനായ ബലി ചക്രവർത്തി സ്വന്തം ശിരസ്സ് കുനിച്ചു കൊടുത്തു വാമനൻ ആ ശിരസ്സിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലി മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് എന്താണ് പൂക്കളം ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടുവാൻ ആകാത്ത ഒന്നാണ് പൂക്കളം തിരുവോണ ദിവസം വരുന്ന മഹാബലിയെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് മുറ്റത്ത് ചാണകം മെഴുകിയാണ് പൂക്കളം ഒരുക്കുന്നത് ചിങ്ങത്തിലെ അത്തം നാൾ മുതൽ പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത് ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂവ് മാത്രമേ പാടുള്ളൂ

എന്താണ് പുലിക്കളി പുലിയുടെ വേഷം ധരിച്ചുള്ള കളിയാണ് പുലികളി ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഇത് അരങ്ങേറുന്നത് മെയ് വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് പുലിവേഷം കെട്ടുന്നത് മധ്യകേരളത്തിൽ തൃശൂരും പ്രാന്ത പ്രദേശത്തും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ദേശത്തുമാണ് ഇതിനുള്ള പ്രചാരം എന്താണ് ഓണസദ്യ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഓണസദ്യ നാക്കിലയിലാണ് ഓണസദ്യ വിളമ്പാറുള്ളത് കാളൻ ഓലൻ എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ

ചേന പയർ വഴുതനങ്ങ പാവയ്ക്ക ശർക്കര പുരട്ടിക്ക് എന്നീ ഉപ്പേരികൾക്ക് പുറമേ പഴം നുറുക്കും പഴവും പാലടയും പ്രഥമനും ഓരോ ദേശത്തിനു അനുസരിച്ച് സദ്യവട്ടത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഓണ കാഴ്ചകളിലൂടെ ഓരോ കേരളീയനും ഒരു മലയാളിക്കും ഓണം എന്നാൽ ഗൃഹാതുരത്വം നിറയുന്ന ആഘോഷമാണ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഓണം വന്നാൽ മലയാളിക്ക് ഉത്സവത്തിന് നാളുകളാണ് ഓണം ഓർമ്മകളുടെ പൂക്കാലമാണ് ഇന്നലെകളെ ഓർത്തെടുക്കുമ്പോൾ ഓരോ വർഷത്തെയും ഓണാനുഭവങ്ങൾ ഓർത്തുവച്ചതുപോലെ മനോഹരമാവും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ചൊല്ല് അന്വർഥമാക്കിയാണ് ഓരോ കേരളീയനും ഓണം ആഘോഷിക്കുന്നത് എത്രയൊക്കെ ഇല്ലായ്മയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഓണ നാളിൽ ഓരോ വീടും സമൃദ്ധമാവും ഈ corona കാലവും പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും മനോഹരമാക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത് തെളിഞ്ഞ അന്തരീക്ഷം ഓണപ്പൂക്കളം പുതുവസ്ത്രങ്ങൾ സദ്യ ഒത്തുകൂടൽ

പൊൻചിങ്ങം എന്ന് ചിങ്ങം മാസത്തിന് വിളിപ്പേര് വരാൻ കാരണവും ഈ സമയത്തെ പ്രസന്നതയാണ് മുൻകാലങ്ങളിൽ പലതരം പൂക്കൾ വിരിയിച്ച് പ്രകൃതി സ്വയം അലങ്കരിക്കുന്ന സമയം കൂടിയായിരുന്നു ചിങ്ങം

തിരുവോണനാളിൽ എത്തുമെന്നാണ് ഓണാഘോഷത്തിനു പിന്നിലെ ഐതിഹ്യം തൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സമൃദ്ധി ഇവിടെയുണ്ടോ എന്നും പ്രജകൾ സന്തുഷ്ടരാണോ എന്നും അറിയാനായാണ് വർഷംതോറുമുള്ള സന്ദർശനം

ആഗ്രഹസാഫല്യങ്ങൾക്കായി വിശേഷമായ ഒരു യാഗം നടത്തുകയായിരുന്ന മഹാബലി അവിടെ വാമനൻ്റെ വേഷത്തിൽ വിഷ്ണു ഭൂമിയിലേക്ക് ഇറങ്ങി മഹാബലിയെ സമീപിച്ചു മൂന്നടി ഭൂമി ആവശ്യപ്പെട്ടു അദ്ദേഹം ഇതിന് സമ്മതിച്ചപ്പോൾ വാമനൻ ഭീമാകരനായ രൂപത്തിലേക്ക് മാറിത്തുടങ്ങി ആദ്യ അടിയിൽ ഭൂമിയെ മുഴുവനും രണ്ടാമത്തെ അടിയിൽ ആകാശം മുഴുവനും അളന്നു

മഹാബലിയുടെ സൽപ്രവർത്തികൾ കണക്കിലെടുത്ത് തൻ്റെ പ്രജകളെ കണ്ടുമുട്ടുന്നതിനായി വർഷത്തിലൊരിക്കൽ മലയാളഭൂമി സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി എന്നാണ് വിശ്വാസം ഒരു സന്ദർശന വേളയിലാണ് വേളയെ ആഘോഷമാണ് ഓരോ ഓണവും ഐതിഹ്യം ഉറങ്ങുന്ന തൃക്കാക്കര തിരുകാൽ പതിഞ്ഞ തൃക്കാക്കര

തൃക്കാക്കര വാമന മൂർത്തി ക്ഷേത്രത്തിലാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ഓണം നാളിൽ ചെറിയ രീതിയിൽ ചില ആഘോഷങ്ങൾ നടക്കുമ്പോൾ പത്ത് ദിവസത്തെ ആഘോഷമാണ് തൃക്കാക്കരയിൽ നടക്കാറുള്ളത്

മഹാബലിയെയും സങ്കൽപ്പിച്ചു കൊണ്ടുള്ള രൂപങ്ങളും പൂക്കളത്തിന് സമീപത്ത് ഒരുങ്ങും കളിമണ്ണിൽ തീർത്ത ഇത്തരം രൂപങ്ങൾ മുറ്റത്ത് വെച്ച് ആരാധിക്കുന്ന ചടങ്ങുണ്ട് തൃക്കാക്കരയപ്പനെ വയ്ക്കൽ എന്നാണ് അറിയപ്പെടുന്നത് ആവേശകൊടുമുടി ഏറ്റാൻ ജലോത്സവവുമുണ്ട് ഓണത്തിന് ഉണർവ് പകരുന്ന വിവിധ ആഘോഷങ്ങൾ മലയാള മണ്ണിലുണ്ട് കൂടുതൽ കാണികളും ആർപ്പുവിളിയും കൊണ്ട് ഉത്സാഹം നിറയ്ക്കുന്ന വള്ളംകളികൾ അതിൽ പ്രധാനമാണ് ഓണക്കാലത്ത് നടക്കുന്ന പ്രശസ്തമായ ഒരു വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മാന്നാർ മൂവാറ്റുപുഴ ത്രിവേണി സംഗമം കന്നേറ്റി കായൽ കല്ലടയാർ ചമ്പക്കുളം പൂക്കെ പൂക്കറ്റയാർ കൊച്ചി കായൽ തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഓണക്കാലത്താണ് വള്ളംകളി നടക്കാറുള്ളത് ഇത്തവണ പൊതുപരിപാടികൾക്ക് നിയന്ത്രണം ഉള്ളതിനാൽ വള്ളംകളിക്കായി അടുത്ത ഓണ വരെ കാത്തിരിക്കേണ്ടിവരും

കൈകൊട്ടിക്കളി സ്ത്രീകളുടെ ഓണ വിനോദമാണ് കൈകൊട്ടിക്കളി കസവ് ചുറ്റി മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പ്രത്യേക ഇണത്തിലുള്ള വരികൾക്ക് താളം ചവിട്ടുന്ന മനോഹരമായ കാഴ്ചയാണ് കൈകൊട്ടിക്കളി മഹാബലിയെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളും കൈകൊട്ടി കളിയൊക്കെയായി ചൊല്ലുന്നത് പതിവാണ് പണ്ടുകാലത്ത് തുമ്പി തുള്ളലും ഓണപ്പാട്ടുകളും വിവിധ നൃത്തം രൂപങ്ങളും എല്ലാം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു തൃശ്ശൂരിലെ സ്വന്തം പുലികൾ നിരത്ത് മുഴുവൻ പുലികൾ നിരന്നു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ യഥാർത്ഥ പുലികളെ വെല്ലുന്ന പുലിവേഷം കെട്ടിയവർ താളത്തിൽ നീങ്ങുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തം കാഴ്ചയാണ് അത് അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും പുലികളി കാണണം ഓണ നാളുകളിൽ തൃശ്ശൂരിൻ്റെ തുടിപ്പ് തന്നെ പുലികളിയുടെ താളമാണ് ശരീരം മുഴുവനും പുലിയുടെതിനു സമാനമായ ചായം തേച്ച് പുലിയുടെ മുഖവും അണിഞ്ഞുകൊണ്ട് നൂറു കണക്കിനാളുകൾ നഗരവീഥികൾ കൈയ്യടക്കും വാദ്യമേളങ്ങളും ഇതോടൊപ്പം ചേരും ആദ്യകാലത്ത് പുരുഷന്മാർ മാത്രമായിരുന്നു പുലിവേഷം കെട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ത്രീകളും പുലിവേഷം കെട്ടിയിടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ഓണത്തിൻ്റെ നാലാം ദിവസമായ ചതയം നാളിലാണ് പുലികളി നടക്കുക അടുത്തത് എന്താന്നറിയുമോ കുമ്മാട്ടിക്കളി വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് പാലക്കാട് വയനാട് തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ഓണത്തിൻ്റെ ഭാഗമായി കണ്ടുവരുന്ന കലാരൂപമാണ് കുമ്മാട്ടിക്കളി മകരം കുംഭം മാസങ്ങളിൽ കാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമായി കുമ്മാട്ടി കളി നടക്കാറുണ്ട് കുമ്മാട്ടി പുല്ല് വാഴയില തുടങ്ങിയവ കൊണ്ട് ശരീരം പൂർണ്ണമായും മറച്ച് തലയേക്കാൾ വലിയ മുഖംമൂടിയാണ് ഞാൻ കുമ്മാട്ടികൾ വരുന്നത് കമുകിൻ പാള ഉപയോഗിച്ചാണ് മുഖംമൂടി തയ്യാറാക്കുന്നത് ഇതിൽ വിവിധ പുരാണ കഥാപാത്രങ്ങളുടെ മുഖം വരയ്ക്കും ശ്രീകൃഷ്ണൻ മഹാബലി നാരദൻ ഹനുമാൻ ശിവഭൂതഗണങ്ങളായ കുംഭൻ കുംഭോദരൻ തുടങ്ങി പല വേഷങ്ങളും കുമ്മാട്ടി വരവിൽ ഉണ്ടാകും പുരാണ കഥാസന്ദർഭങ്ങൾ വർണ്ണിക്കുന്ന പാട്ടുകൾക്കാണ് കുമ്മാട്ടികൾ താളം ചവിട്ടുന്നത് കൃത്യമായ നൃത്ത ചുവടുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കുമ്മാട്ടികളുടെ കൂടിച്ചേരുമ്പോൾ കാണികളും നൃത്തം ചെയ്യും വിഭവസമൃദ്ധമായ സദ്യ സദ്യ ഓണത്തിന് പ്രധാനമാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ചൊല്ല് അക്ഷരാർത്ഥത്തിൽ അനുയോജ്യമാണ കുടിലാണെങ്കിലും കൊട്ടാരം ആണെങ്കിലും ഓണസദ്യയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരുക്കും

തുടങ്ങി വിവിധ കറികളാണ് ഓണത്തിന് വിളമ്പുന്നത് തളിരിലയിലാണ് സദ്യ വിളമ്പുക വിളമ്പുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് വിവിധങ്ങളായാ ആചാരങ്ങളും ആഘോഷങ്ങളും ചേരുമ്പോഴാണ് ഓരോ ഓണവും പൂർത്തിയാക്കുന്നത് ശേഷം അടുത്ത ഓണത്തിനുള്ള കാത്തിരിപ്പാണ് കഴിഞ്ഞവർഷം മുതലുള്ള കാത്തിരിപ്പിന് നിരാശപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ ഓണം covid കാരണം വീടുകളിൽ ഒതുങ്ങിയുള്ള ആഘോഷങ്ങൾ മാത്രം ഓണക്കളികളോ വലിയ വിരുന്നുകളോ ഇല്ല അടുത്ത ഓണം മനോഹരമാക്കാം എന്ന പ്രതീക്ഷയോടെ ഇത്തവണ സൂക്ഷിച്ചു ഓണം കൂടാം മലയാളികളുടെ മഹോത്സവമാണ് തിരുവോണം കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം മലയാളമാസമായ ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലാണ് പ്രധാനം ആഘോഷം ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാ വീടുകളും ഓണത്തപ്പനെ അലങ്കരിച്ച് വച്ച് വീട് ഒരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇതിന് പത്തു ദിവസം മുമ്പേ അത്തം നാളിൽ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും

പ്രഥമനും ഒരുക്കുന്നതും പതിവാണ് പാരമ്പര്യമായ ഓണക്കളികൾക്ക് പുറമെ സംസ്ഥാന ആഘോഷമായ ഓണം ആഘോഷിക്കാൻ സർക്കാരും സംഘടനകളും ഒട്ടേറെ സംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും നാട്ടിലും വീട്ടിലും ഒരുപോലെ ആഘോഷം അതാണ് തിരുവോണത്തിൻ്റെ പ്രത്യേകത നിരാകരണം കേരളത്തിൽ ഉത്സവ തീയതികളിൽ മലയാളം calender അനുസരിച്ചും പ്രാദേശിക കീഴ്വഴക്കങ്ങൾ പിന്തുടർന്നുമാണ് ഞങ്ങളും ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് എന്നാൽ ഓരോ ആരാധകനാകേന്ദ്രങ്ങളിലും ഇവയ്ക്ക് മാറ്റങ്ങൾ വരാം അതുകൊണ്ട് ഇവയൊക്കെ ഏകദേശം തീയതിയായെ കണക്കാക്കാവൂ ബന്ധപ്പെട്ടവരുമായി ഉറപ്പാ ഉറപ്പാക്കിയിട്ട് മാത്രം തീയതികൾ ശ്രദ്ധിക്കുക നമസ്ക്കാരം ഇന്ന് നമുക്ക് മാറുന്ന വിദ്യാഭ്യാസത്തെ അതായത് പുതിയ വിദ്യാഭ്യാസന്നത്തെ കുറിച്ച്ന്ന് സംസാരിക്കാം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു technology കൾ മാറിക്കൊണ്ടിരിക്കുന്നു ആളുകളുടെ ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് വായിക്കുന്ന പകുതിലേറെ പേരും ജനിക്കുന്നതിനി മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൻബത്തി ആറിൽ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽവന്ന വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന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

വലയൊരു വലിയൊരു അനീതി ആയിരിക്കും ഇത് എന്താണ് നിലവിലുള്ള വിദ്യാഭ്യാസനയത്തിലെ പ്രധാന പോരായ്‌മകൾ എന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾ എല്ലാം തന്നെ വ്യത്യസ്‌ത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് വിത്യസ്ത അഭിരുചികൾ ഉള്ളവരാണ് വിത്യസ്‌ത താൽപര്യങ്ങൾ ഉള്ളവരാണ് വിത്യസ്‌ത കഴിവുകൾ ഉള്ളവരാണ്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 പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ക്ലാസിൽ ഒരു മാൻ ഒരു അണ്ണാൻ ഒരു കുരങ്ങ് ഒരു മീൻ ഒരു കാക്ക ഉണ്ടെന്ന് വിചാരിക്കുക ഇവരെ എല്ലാവരെയും മരം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

വിദ്യാഭ്യാസനയം അനുസരിച്ച് മറ്റു കഴിവുകൾക്ക് ഒരു പരിഗണനയും പ്രോ പ്രോത്സാഹനവും നൽകുന്നില്ല നിലവിലെ വിദ്യാഭ്യാസരീതി കുട്ടികളെ ഭാവിയിലേക്ക് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പഠിപ്പിക്കുന്നില്ല അതായത് ഇന്ന് അവർ പഠിക്കുന്ന പലതും ഭാവിയിൽ ഒരു പക്ഷെ അവർക്ക് ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഇന്ന് നല്ല സാധ്യത ഉള്ളതാണെന്ന് ആഹ് relevance ആണെന്നും എന്ന് കരുതി പഠിക്കുന്ന പലതും പഠിച്ചിറങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്തവയായിരിക്കും ഇന്ന് മനുഷ്യർ ചെയ്യുന്ന പലതിലും ഭാവിയിൽ ഒരു പക്ഷെ മനുഷ്യരുടെ ആവശ്യം വേണ്ടി വരില്ല robot ആയിരിക്കാം ചെയ്യുന്നത് അതായത് വിദ്യാർത്ഥികളെ ഇപ്പോഴും future ready യായി പഠിപ്പിക്കണം ഞാൻ work ഉ ചെ നിലവിൽ വിദ്യാഭ്യാസരീതി മുൻകൂട്ടി ഉണ്ടാക്കിവെച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു stream എടുത്ത് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടോ അത് മാത്രം പഠിപ്പിക്കുക എന്നതാണ് അതായത് അത് മാത്രം പഠിക്കുക അതായത് ഒരു കുട്ടിക്ക് physics നോടും economics നോടും നല്ല താൽപര്യം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് മറന്നേ പറ്റൂ ഇവ രണ്ടും ഒരുമിച്ച് പഠിക്കാൻ കഴിയില്ല കൂടാതെ മറ്റു കാര്യങ്ങളായ dance പാട്ട് എന്നിങ്ങനെ എന്താണെങ്കിലും താൽപര്യം ഉണ്ടെങ്കിൽ അത് മറന്നു കളയുക കാരണം ഇവയുടെ കൂടെ school ൽ അത്തരം കാര്യങ്ങളൊന്നും ലഭിക്കില്ല അതായത് മുൻകൂട്ടി നിശ്ചയിച്ചത് അല്ലാതെ നമ്മുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പഠിക്കാൻ ഒരു option നും ഇല്ല നിലവിലെ ബി വിദ്യാഭ്യാസരീതി കുട്ടികൾക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് കൂടുതൽ mark വാങ്ങി pass ആകാം എന്നരീതിയിൽ മാത്രം പ്രോത്സാഹിക്കുന്നതാണ് അതായത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ആ കുട്ടി വിഷയത്തിൽ എത്ര അറിവ് നേടി ആ കുട്ടിയുടെ skill എത്രത്തോളം മെച്ചപ്പെട്ടു എന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല ഇവിടെ കാണാപാഠം പഠിക്കുന്നവർക്ക്

master degree യുള്ള ഒരു ആൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങളിൽ പോലും അവർ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ കഴിയാതെ വരുന്നു നാല് വർഷത്തെ electronics engineering degree pass ആയ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും പന്ത്രണ്ട് volt ൽ മൂന്ന് volt ൻ്റെ ഒരു LED connect ചെയ്യണമെങ്കിൽ ഏത് resistors ഉപയോഗിക്കണം എന്നറിയാത്തവരാണ് അതുപോലെ well train trained ആയിട്ടുള്ള mechanical engineering പഠിച്ച ഒരാൾക്ക് അത്യാവശ്യ ഘട്ടങ്ങവശങ്ങളിൽ പോലും ചെറിയ കേടുപാടുകൾ ഉണ്ടായാൽ അവരുടെ വാഹനം ഒന്നു തകരാറുകൾ കണ്ടുപിടിച്ച് ശരിയാക്കാൻ കഴിയാത്തവരാണ് എല്ലാ വിഷയത്തിലും ഇതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ

പുതിയ വിദ്യാഭ്യാസ നയം എന്ന് എന്നു പറഞ്ഞാൽ school വിദ്യാഭ്യാസം കാര്യമായമാറ്റം വരുത്താനുള്ള നിർദേശങ്ങൾ അടങ്ങിയതാണ് പുതിയ വിദ്യാഭ്യാസം നിലവിൽ ആറു വയസു മുതൽ പതിനാലു വയസ്സു വരെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എങ്കിൽ

കുട്ടികളുടെ മാനസിക വളർച്ചയുടെ പ്രധാനഘട്ടമായ മുന്ന്‌ വയസു മുതൽ ആറു വയസുവരെ നിലവിലെ വിദ്യാഭ്യാസ നയത്തിൽ school school ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ പുതിയ നയത്തിൽ ഇതുവരെ school വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ലാതിരുന്ന മുന്ന്‌ വയസു മുതൽ ആറു വയസുവരെ ഉള്ളവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്നു മുതൽ പന്ത്രണ്ട് വയസുള്ള വയസുവരെയുള്ള class കളെ വിവിധ ഘട്ടങ്ങളിലായി തിരിച്ച രീതിയാണ് നോക്കുന്നത് ഒന്നുമുതൽ അഞ്ചു വരെ lowers primary ആറു മുതൽ എട്ടു വരെ upper primary ഒമ്പത് പത്ത് class കൾ secondary യും പതിനൊന്ന് പന്ത്രണ്ട് higher secondary class കളുമായി കണക്കാക്കുന്ന രീതിയാണ് എന്നാൽ പുതിയ നയത്തിൽ higher secondary എന്ന വിഭാഗം ഒഴിവാക്കി പതിനൊന്ന് പത്രണ്ട് class കളിൽ secondary വിദ്യാഭ്യാസത്തിനി ഭാഗമാകുന്നു പുതിയ നയപ്രകാരം ശുപാർശ ചെയ്യുന്ന അഞ്ച്‌ plus മൂന്ന് plus മൂന്ന് plus നാല് എന്ന രീതിയിൽ മൂന്നു മുതൽ പതിനെട്ടു വയസുവരെ പ്രായമുള്ള കുട്ടികളെ വളർച്ചയുടെ നാല് വെവ്വേറെ ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് മുന്നു വയസുമുതൽ എട്ടു വയസുവരെ foundation stage എട്ടു വയസു മുതൽ പതിനൊന്ന് വയസു വരെ preparatory stage പതിനൊന്ന് വയസു മുതൽ പതിനാല് വയസുവരെ middle stage പതിനാല് മുതൽ പതിനെട്ടു വയസ് വരെ secondary stage എന്നിങ്ങനെയാണ് വ്യത്യസ്‌ത പ്രായത്തിൽപ്പെട്ട കുട്ടികൾ ത് വേർതിരിചേക്കുന്നത് ഇതോടെ pre primary ആയ അംഗൻവാടി LKG UKG എല്ലാം school കൾ വിദ്യാഭ്യാസത്തിനൊപ്പമാകും മൂന്ന് മുതൽ എട്ട് വയസു വരെലെ കാലഘട്ടത്തിൽ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 ആദ്യത്തെ അഞ്ച് വരുന്നത് ഇവിടെ കുട്ടികൾ enjoy ചെയ്യുന്നത് കളിച്ചു പഠിക്കുക എന്നൊരു രീതിയാണ് ഉണ്ടാക്കുക മൂന്ന് നാല് അഞ്ച് class കൾ ഉൾപ്പെടുന്ന മൂന്നുവർഷത്തെ preparatory stage ആണ് രണ്ടാമത്തെത് ഇവിടെ കളിച്ചു

formal structure subject കളുടെ intra section നും interactive class room learning ൻ്റെ കൂടെ തൊഴിലധിഷ്ടിത പരിശീലനം കൂടെ നൽകുന്നു അതായത് കൊറേ പ പുസ്‌തകങ്ങൾ വായിച്ച് പഠിക്കുക

ഓരോ semester ലും അഞ്ചോ ആറോ വിഷയങ്ങൾ വിദ്യാർഥികൾക്ക് തിരഞ്ഞെടുക്കാം ചില വിഷയങ്ങൾ നിർബന്ധമാക്കുമ്പോൾ മറ്റുള്ളവ താൽപര്യത്തിനനുസരിച്ച് വിദ്യാർഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാകും ഇവിടെ കുട്ടികളെ future ready ആക്കാനുള്ള കാര്യങ്ങൾക്കും കുട്ടികളുടെ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 പലരീതിയിലുള്ള course കൾ ഉണ്ട് അതായത് degree ഉം Pg അതുപോലെ degree ഉണ്ട് pg ഉണ്ട് b. ed ആഹ് ആ രീതിയിലാണ് college കൾ കഴിഞ്ഞുപോകുന്നത് നാല് വർഷത്തെ degree course നെ modular രീതിയിലേക്കും അ അതായത് ഏത് വർഷം വേണമെങ്കിലും ഒരാൾക്ക് join ചെയ്യാം അതുപോലെ ഏത് വർഷമെങ്കിലും ഒരാൾക്ക് നിർത്തി പോകാം ആ രീതിയിലുള്ള ഏർ degree course ഉണ്ട് ബിരുദ course കൾ മുഴുവനായും പൊളിചെഴുതി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതുവരെ പല ബിരുദവും മൂന്ന് വർഷവുമായിരുന്നു എന്നാൽ ഇത് നാല് വർഷമാകും degree class കൾ എന്നത് കുറച്ച് maturity വന്ന കുട്ടികളാണ് degree class കളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലിയെയും ജീവിത മാറ്റങ്ങളെയും പഠന രീതിയെയും നല്ലരീതിയിൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും ചെറിയ കുട്ടികളെപ്പോലെ അവർക്ക് ഏർ school school ജീവിതത്തിലെയോ അതുപോലെ അംഗൻവാടി ജീവിതഏർ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

പഠിക്കാൻ ചെറിയ class LKG UKG class കൾക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ഒരു മേഖലയാണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ നയം കാരണം ഒരുപാട് പഠിക്കാനും ഒരുപാടു എഴുതാനും ആ രീതിയാണ് അവർക്കുള്ളത്. നന്ദി നമസ്‌കാർ

ഒരു മനുഷ്യൻറെ ജീവിതത്തിനോ ജീവിതം നിലനിർത്തി കൊണ്ടു പോവാനോ ജീവിതത്തിൽ ഉടനീളം ഈ ഭക്ഷണം ആവിശ്യമാണ് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കേണ്ടതും അതിനെ പരിപാലിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്ത ഞാൻ ആദ്യം തന്നെ ഒരു കഥ ഈൽനിന്ന് ഈ ഭക്ഷണത്തെ കുറിച്ച് വിവരിച് തൊടങ്ങാം എന്തെന്നാൽ നമുക് എല്ലാവർക്കും അറിയാവുന്നത് പൊൽത്തന്നെ ഒരു foot ball player ബാഴ്‌സയുടെ ഒരു main player റെ കഥയാണ് ഞാനിപ്പോ പറയാൻ പോവുന്നത് എന്തെന്നാൽ ഇദ്ദേഹം കളിയുടെ എടക് ഒരു corner kick എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുക ആയിരുന്നു അപ്പോൾ ആ corner ൻറെ ഭാഗത് ഒരു പഴം കെടുക്കുന്നതായി ആയാൾടെ ശ്രദ്ധയിൽ പെട്ട് പശ്ശെ ഞാൻ ഓരോരുത്തരു വിചാരിച്ചതെന്തെന്നുവച്ചാൽ അദ്ദേഹം ആ പഴം എട്ത്തത് കണ്ടപ്പോൾ അത് വഴുതി വീഴത്തിക്കാൻ വേണ്ടി എന്ന് നമ്മൾ എല്ലാവറും ചിന്തിച്ചു പശ്ശെ നമ്മളെ ചിന്തകൾക് വിപരീതമായി അദ്ദേഹം ആ പഴം എടുത്ത് ഭക്ഷിക്കുകയാണ് ചെയ്‌തത്‌ ഒരൊറ്റ നിമിഷത്തിലൂടെ ഭക്ഷണത്തിൻറെ വില നമുക് അത്രയേറെ പറഞ്ഞു തരാൻ ആ വെലിയ കളിക്കാരന് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഏർ ഞാൻ അന്വേഷിച് നോക്കിയപ്പോൾ മനസിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻറെ ഹര്ഷന് അച്ഛൻ പണ്ട് കർഷകൻ ആയിരുന്നു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 കൃഷി ചെയ്യാനും ഭക്ഷണത്തിനും വേണ്ടി അദ്ദേഹം ദൂരങ്ങൾ താണ്ടി യാത്ര ചെയ്ത കഥ അദ്ദേഹത്തെ കുറിച് കേട്ടതാണ് ഒരു നേരത്തെ ആഹാരത്തിൻറെ വില അത് ആര് കഴിച്ചിട്ട് കളഞ്ഞാലും അത് അദ്ദേഹത്തിന്റെ ആണെന്നെന്ന ചിന്ത ആയിരിക്കണം അന്നേരം അദ്ദേഹത്തിൻറെ മനസിലുടനീളം വന്നത് ഇത് നമുക്കൊരു മാതൃകയായി തന്നെയെടുക്കാം കാരണം ഭക്ഷണം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

മുന്നത്തെ കണക്കുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ത്തന്നെ

അതുപോലെതന്നെ നമ്മൾ ഈ city കളിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക് കാണാൻ കഴിയുന്നൊരു ദയനീയ അവസ്ഥയാണ് waste കളിൽ ന്നിന്നെല്ലാം ഈ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം വാരിയെടുത്തു കഴിക്കുന്നത്